അമ്മൂ, നമ്മുടെ ഭക്ഷണരീതികള്‍ എന്ന് പറഞ്ഞാല്‍ വളരെയേറെ നമ്മളെ ആകാംക്ഷയില്‍ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. കാരണം, ഓരോ സംസ്കാരത്തിനും, ഓരോ നാട്ടിലും, ഓരോ രാജ്യത്തും വൈവിധ്യമാര്‍ന്ന ഭക്ഷണരീതികളാണുള്ളത്. മലയാളികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കില്‍ ചോറ് അവര്‍ക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. കാരണം, ചോറില്ലാതെ മലയാളിക്ക് ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാല് സങ്കല്‍പ്പിക്കാവുന്നതിലപ്പുറം സങ്കല്‍പ്പിക്കാന്‍ കഴിയില്ല സത്യം പറഞ്ഞാല്‍. അപ്പം എന്തുകൊണ്ടാണ് മലയാളികള്‍ക്ക് ചോറിനോട് ഇത്രയും ഒരു അഭിരുചി. എന്താണ് ചോറ് ഇത്രയും പ്രിയപ്പെട്ടതാകാന്‍ കാരണം? എന്താണ് അമ്മുവിന്‍റെ ഒരഭിപ്രായം? അങ്ങ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് ചോറില്ലെങ്കില്വേറെന്തു കിട്ടിയാലും പറ്റില്ല. നമുക്ക് ചോറ് തന്നെ എന്തേലും കറികളും, ചോറും തന്നെ വേണം.എനിക്ക് തോന്നുന്നത് കൂടുതലായി നമ്മുക്ക് ഇവിടെ

അരി അല്ലെങ്കില്‍ ചോറ് കഴിക്കുന്നത്. ഇന്ത്യയില് തന്നെഇപ്പം നമ്മള് ഉത്തരേന്ത്യ എടുത്തു നോക്കുകയാണെങ്കില്‍ അവര് ഗോതമ്പ് കൊണ്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങള്‍ കഴിക്കുന്നത് നമുക്ക് കാണാം. അവിടെ കൂടുതലായി ഉത്പാദിപ്പിക്കുന്നതും ഈ ഗോതമ്പ് അതുപോലത്തെ നാണ്യവിഭവങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം അപ്പൊ നമുക്ക് കൂടുതലായി കിട്ടുന്നത് ഏതാണ് അങ്ങനെയാണ് ഈ ഒരു ഭക്ഷണരീതി നമ്മളിലേക്ക് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമുക്ക് ചോറ് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ നമുക്ക് അറിയാം മറ്റ് ഇപ്പം ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തില്‍ നമുക്കറിയാം കൂടുതലും നമ്മള്‍ കണ്ടു വരുന്നത്മറ്റൊരു തരത്തിലുള്ള ഭക്ഷണത്തിലോട്ടാണ് യുവാക്കള്‍ അടിമപ്പെട്ടുപോകുന്നത്. കെ എഫ് സി, പിസ, ബര്‍ഗര്‍ അത്തരത്തിലുള്ള

അത് ഒരു വിദേശ രാജ്യത്ത് അവര് എന്ത് കഴിക്കുന്നു അതിന്‍റെ പിന്നാലെ ഓടുന്ന ഒരു പുതിയ തലമുറേനെ കാണാന്‍ പറ്റുന്നത്. അത് കഴിക്കുന്നത് എത്രത്തോളം നല്ലതാണോ, അവര്‍ക്ക് ശരീരത്തിനു നല്ലതാണോ, അല്ലെങ്കില്‍

ഇത് ഒരു ശരീരത്തിനു ദോഷകരമാകുമോ ഇതൊന്നും നോക്കാതെയാണ്‌ ആളുകള്‍ ഇപ്പൊ ഓരോ ഭക്ഷണങ്ങള്‍ കഴിക്കുന്നത്. ഓരോ കടയില്‍ പോയി അല്ലെങ്കില്‍ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളില്‍ പോയി പൈസ കൊടുത്ത് മേടിക്കുക. അല്ലെങ്കില്‍ നമ്മുടെ വീട്ടില് തന്നെ പാചകം ചെയ്ത് ഇണ്ടാക്കുന്നത് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെയതെ അതേ, അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇന്ന് യുവാക്കള്‍, ഇന്നത്തെ കുരുന്നുകള്‍ വിവിധ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങള്‍ക്ക് അടിമപ്പെട്ടു പോകുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം വീട്ടിലുണ്ടാക്കുന്ന തനതായ രുചിയെ ഇവര്‍ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടു വരുന്നത്.

അതുപോലെ തന്നെ ഇന്ന് കേരളത്തില്‍ ഒട്ടാകെയുള്ള തരംഗമാണ് ഷവര്‍മ, അല്‍ ഫാം തുടങ്ങിയ അറേബ്യന്‍ ഭക്ഷണത്തോടുള്ള ഒരു പ്രിയം. കാരണം, എന്തെന്നു പറഞ്ഞു കഴിഞ്ഞാല്‍ ഷവര്‍മ കഴിച്ചും, അതുപോലുള്ള അറേബ്യന്‍ ഭക്ഷണങ്ങളൊക്കെ

നമ്മുടെ നാടിനു പറ്റാത്ത, നമ്മുടെ നാടിനും, ചുറ്റുപാടിനും പറ്റാത്ത ഭക്ഷണരീതികളെല്ലാം കഴിച്ചു വളരേ മാരകമായ രോഗങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കുരുന്നുകളും, ചെറുപ്പക്കാരുമെല്ലാം വരുത്തി വയ്ക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തെ പറ്റീട്ട്

ഇത്തരത്തിലുള്ള കാര്യങ്ങള്‍, ഇത്തരത്തില്‍ നിന്നുള്ള രോഗത്തില്‍ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാന്‍, ഇത്തരത്തിലുള്ള ഭക്ഷണ രീതിയില്‍ നിന്ന് വിട്ടുമാറാന്‍ നമുക്ക് എന്തെല്ലാം ചെയ്യുമെന്ന് ചെയ്യാന്‍ സാധിക്കുമെന്നാണ് അമ്മൂന് അഭിപ്രായപ്പെടുന്നത്. അല്ല, നമ്മള് ഇപ്പം കൊറേ വാര്‍ത്തകള്‍ അടുത്തായിട്ടു കേള്‍ക്കുന്നുണ്ട്. ഓരോന്ന് കഴിച്ച് ജീവിത ശൈലി രോഗങ്ങള് തന്നെ നമ്മള് കേരളിയര്‍, അല്ലെങ്കില്‍ ഇന്ത്യക്കാരില് കൂടി വരികയാണ്‌ മറ്റു രാജ്യങ്ങള്‍ എടുത്ത് നോക്കുമ്പോ തന്നെ.

ഏറ്റവും നല്ലത് നമ്മള് തന്നെ കൃഷി ചെയ്ത് നമ്മള് തന്നെ ഇണ്ടാക്കി കഴിക്കുന്നതാണ് എപ്പഴും. അപ്പൊ അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നാല്‍ മാത്രമേ ഇതീ നിന്ന് നമുക്ക് ഒരു മോചനം ഉണ്ടാകുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.

ഏറ്റവുംനല്ല ഒരു ഭക്ഷണരീതി എന്ന് പറഞ്ഞാല്‍ അത് ശരീരത്തിനും, മനസിനും ഒരു ഉണര്‍വ് ഏകുന്ന ഒരു കാര്യമാണ്. കാരണം, നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോളാണെങ്കിലും നമുക്ക് അറിയാം ഇത് നമ്മ എന്‍റെ ശരീരത്തിന്

ഇത് വളരെയേറെ ഉത്പാദകപരമായ ഒരു ഉപയോഗപ്രദമായ ഒരു ഭക്ഷണരീതിയാണ്‌ ഞാനിപ്പോള്‍ കഴിക്കുന്നത് എന്ന് ഒരു ചിന്ത നമുക്ക് എപ്പോഴുമുണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നതായിരിക്കും ഏതൊരു സമൂഹത്തിന്‍റെയും

വളര്‍ച്ചയ്ക്കും, അല്ലെങ്കില്‍ അവിടത്തെ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിനും, മനസിനുമൊക്കെ ഏറ്റവും അധികം ഉപയോഗപ്രദമായി മാറുന്നത്. അത്തരത്തിലുള്ള ഒരു ഭക്ഷണരീതി ക.ക.ക ഉണ്ടെങ്കില്‍ മാത്രമേ നമ്മുടെ സമൂഹത്തിന് രോഗത്തില്‍ നിന്ന് വിമുക്തി നേടാന്‍ സാധിക്കുകയും,

മാരകമായിട്ട് വളര്‍ന്നു വരുന്ന പല രോഗങ്ങളില്‍ നിന്നും നമുക്ക് ഒരു വിമുക്തിയും, നമ്മുടെ ശരീരവും മനസുമെല്ലാം ഒരേ മനസ്സോടെ വളരെ ആരോഗ്യപരമായി, നമുക്ക് നല്ല ഉജ്ജ്വല പുരുഷന്മാരായി, നല്ല വ്യക്തിത്വങ്ങളായി മാറുവാന്‍ സാധിക്കുള്ളൂ എന്ന് ഞാന്‍ പറയുന്നു.